ആഹ് ദേ ഇവിടെ ഓരോ തിരക്കായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു . ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു . അവരെയൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കയാ

ആഹ് ബന്ധുക്കാരൊക്കെ എത്തി നീ എവിടാ നീയെപ്പോ വരും ഞാനിതാ ഇന്ന് വൈകിട്ട് ആവുമ്പോഴേക്കും എത്തും ജോലി സ്ഥലത്തുന്നു ഇറങ്ങാൻ കുറച്ച വൈകിപ്പോയി അതാ പ്രശ്നം പറ്റിയത് നീ വേഗം വാ നീ വന്നിട്ട് വേണം മറ്റേ ആഭരണത്തിന്റെ മറ്റു എന്തൊക്കെയോ നോക്കാനായിട്ട് പോണം ആഹ് അതെന്തായാലും നമുക്ക് ശരിയാക്കാം. ഞാൻ വേഗം തന്നെ നിങ്ങൾ വസ്ത്രമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കുറച്ചു എടുത്തിട്ടുണ്ടായിരുന്നു ആഹ് അത് രാവിലെ അവര് പോയി എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്

അവൾ ഇതേ അവളുടെ കൂട്ടുകാരികളായിട്ട് ഒരുക്കത്തിന്റെ തിരക്കിൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്

ഓക്കേ വന്നു . നീയൊന്ന് വേഗം വരുമോ? എനിക്ക് ഇപ്പം ചെറുക്കന്റെ വീട് വരെ ഒന്ന് പോണം അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടെ ആരെങ്കിലും ആഹ് ആഹ് ഞാൻ ഇപ്പം എത്തും നമ്മുടെ കൂട്ടുകാർ ബാക്കിയെല്ലാവരും എത്തിയോ ആഹ് കുറേപ്പേര് എത്തി കുറച്ചുപേർ വന്നുകൊണ്ടിരിക്കുന്നു

ആഹ് അതൊക്കെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നീ ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ട്

ആഹ് എല്ലാം ഒന്ന് ശരിയാക്കണം ആഹ് പിന്നെ എന്തായിരുന്നു ഭക്ഷണമൊക്കെ എന്തായിരുന്നു ഇന്നത്തെ ഇന്ന് ഉച്ചക്ക് പപ്പടം പഴം പായസം ആയിരുന്നു പിന്നെ രാത്രിക്കത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് . ഞാൻ നോക്കിയില്ല എന്റെ ഒരു അനിയൻകുട്ടൻ ഉണ്ട് അവനാണ് അതിന്റെ മൊത്തം നടത്തുന്നത് . നീയെന്താ വൈകിയേ നീ ഇത്ര വൈകി വരുന്നത് എന്താ ജോലിസ്ഥലത്തു നിന്ന് അവര് ഒരു രക്ഷയും ഇല്ല. ഞാനാണെങ്കിൽ മൂന്ന് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നേരെത്തെ തന്നെ ഇറങ്ങണം പക്ഷെ ഇന്നിപ്പോൾ ഭയങ്കര അത്യാവശ്യയിട്ട് കുറച്ചു പണി തീർക്കാനായിട്ട് വന്നു അങ്ങനെ കുറെ താമസിക്കേണ്ടി വന്നു അതാണ് ഇത്രയും താമസിച്ചത് ഞാൻ എന്തായാലും എത്രയും നേരെത്തെ തന്നെ അവിടെ എത്തും

ആഹ് വരാം വരാം പിന്നെ നമ്മുടെ അവരോട് കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് നാളെത്തേക്കുള്ള നാളത്തേക്ക് നമ്മളുടെ എന്തെങ്കിലും ശരിയാക്കാനായിട്ട് ആഹ് അതെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് അവർ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു

പിന്നെ നാളത്തെ കാര്യം എങ്ങനെയാണ് നാളെ വണ്ടിയൊക്കെയോ വണ്ടി നമ്മുടെ അണിയൻകുട്ടന്റെ വണ്ടിയുണ്ടല്ലോ പുതിയ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ

ആഹ് ബസൊക്കെ എടുത്തിട്ടുണ്ട് ട്രാവലർ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്

ഓഹ് ഒരു അഞ്ഞൂറ് അറുനൂറു പേരുണ്ടാവും

ആഹ് മതിയാവും. പിന്നെ സദ്യ വട്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ

ആഹ് അച്ഛനൊക്കെ അതിന്റെ തിരക്കിൽ ഇങ്ങനെ നടക്കുകയാണ്

അമ്മക്ക് ഇങ്ങനെ അമ്മക്ക് അമ്മ ഇങ്ങനെ ഓടുകയാണോ അമ്മ കുറെ നേരം അവളെ കെട്ടിച്ചയക്കുന്നതിന്റെ ഒരു ഇതിൽ. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നപ്പോൾ അമ്മയും തിരക്കിലായി അവരെ സ്വീകരിക്കുക

നാളെ കല്യാണം കഴിഞ്ഞുള്ള വൈകിട്ടത്തെ പരിപാടിയുടെ വേഷം എടുത്തു വച്ചിട്ടുണ്ടോ അത് എടുത്തായിരുന്നോ അത്

അവളുടെ കല്യാണം കഴിഞ്ഞു വൈകിട്ടത്തെ പരിപാടി ഇല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള വേഷങ്ങള് ആഹ് വേഷങ്ങളും എല്ലാം ഓക്കേ ആയി വന്നാൽ മതി ഇനി അത് ഞാനപ്പോ എന്തായാലും പെട്ടെന്ന് എത്താം

ആഹ് നിന്റെ നീയെന്ത് വസ്ത്രമാ ഇടുന്നെ ഞാൻ ഇപ്പൊ ഷർട്ടും മുണ്ടും ആണ് മറ്റേ നൃത്തത്തിന്റെ സമയത്തു വല്ല പാന്റൊക്കെ ഉടുക്കാം

അപ്പൊ ഞാൻ എന്തായാലും എത്രയും വേഗം എത്താം നിറം നോക്കണം നിറം നോക്കണം എല്ലാരും ചുകപ്പാണ്

ഏകദേശം ചുമപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എല്ലാരും നേരെത്തെ പറഞ്ഞതല്ലേ നമ്മളെല്ലാരും ചുമപ്പ് ഇടാമെന്നു

മറ്റേ ഇതിൽ ഒക്കെ ഇട്ടേക്ക്

ആഹ് ഞാൻ എന്തായാലും ഉടനെ എത്താം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാം വരുന്ന വഴിക്ക് കുറച്ചു പൂവിന്റെ മറ്റേ ഇതുണ്ട് അത് ഞാൻ അയച്ചുതരാം. അതൊന്നു വാങ്ങിച്ചോ ആഹ് അത് മേടിച്ചോണ്ടു ഞാൻ വരാം . പൂവ് പിന്നെ നീ പറഞ്ഞ അന്ന് നമ്മൾ തീരുമാനിച്ച രീതിയിൽ അങ്ങ് ഒരുക്കി ഇട്ടാല്പോരെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും ഞാൻ വരുത്തുന്നില്ല അതേപോലെ ഞാൻ ഇട്ടേക്കാം നീയപ്പം തെരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നു നോക്ക് ശരി എന്നാൽ